എവടെയാ ആ സ്ഥലം ഉള്ളത്? കോരമണ്ടു? തിരുപ്പതിയാണോ? എന്നുവെച്ചാ ഞാ~ ആദ്യം എനിക്ക് പോണ്ടത് തിരുപ്പതിയാണ്. twin rooms ഒന്നു വേണ്ട, single room മതി. ഞാനെന്‍റെ husband ഉം മാത്രേ ഉള്ളൂ. single room തന്നെ മതി.

ഇ~ ഈ തിരുപ്പതി പോയാ, ഈ അളമേളു നങ്ക ക്ഷേത്രത്തില് പോണന്നക്കെ പറയും. അഹ് അവടെക്കെ വിളിച്ചോണ്ട് പോവുവോ?

ഓ, ശെരി ശെരി ശെരി. അപ്പ അന്ന് തിരുപ്പതി checkout ചെയ്യുവോ നമ്മള്? അന്നുതന്നെ ത്~ തിരുപ്പതിന്ന് നമ്മള് ച്~ checkout ചെയ്യുവോന്ന്?

ഓ ഇത് അഹ് ഇത് പ്~ car ലാണോ അതോ car ഇലാണോ അതോ flight ലാണോ? car ലാന്ന് അല്ലേ? ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി ഉം ആഹ് ആഹ് അവടെ കാ~ കാഞ്ചീപുരം പോയാ കൊറച്ച് shopping ഒക്കെ ചെയ്യാൻ കഴിയുവോ? പിള്ളാർക്ക് കൊറേ പെം~ എന്‍റെ പെൺകുട്ടികൾ കൊറച്ച് കാഞ്ചീപുരം പട്ട്ന്ന് പണ്ടേ വാങ്ങിക്കണോന്ന് പറഞ്ഞോണ്ടിരുന്നു. അപ്പ~ അത് ഒന്ന് വാങ്ങിക്കണം. അപ്പ അതിന് ഉള്ള shopping ഒക്കെ ചെയ്യാൻ പറ്റുവോന്നാണ് ചോദിച്ചത്.

അവടെ stay യാണോ കാഞ്ചീപുരത്ത് stay യാണോ അന്ന്? ഓ, ശെരി ശെരി ശെരി ശെരി ശെരി.

ഉം ഓ checkout ചെയ്ത് അടുത്തത് ഓ മനസ്സിലാവുന്നു. checkou~ checkout ചെയ്‍തിട്ട് പിന്ന~ പിന്നെവിടെയാ പോകുന്നത്? ഓ പുതുച്ചേരി പോണ്ടിച്ചേരി ഇല്ലേ? പോണ്ടിച്ചേരി ഇല്ലേ? അതെയതെ ഇപ്പൊ നമ്മള് ഈ മലയാള സ്~ പോണ്ടിച്~ പുതുച്ചേരി നിങ്ങളെ ഭാഷ, നമുക്ക് പോണ്ടിച്ചേരിന്ന് പറഞ്ഞാലേ നമക്ക് മനസ്സിലാവത്തൊള്ളൂ. okay okay പോണ്ടിച്ചേരില് beach അല്ലേ ഉള്ള്. അവടെ എന്തെങ്കിലും പ്രത്യേക ക്ഷേത്രം എന്തെങ്കിലും ഉണ്ടോ അവടെ പോണ്ടിച്ചേരില്?

ആഹ് അഹ് അരബിന്ദ ആശ്രമം ആഹ് പോണ്ടിച്ചേരിലാണ് അരബിന്ദ ആശ്രമം. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്, ഓ. വ~ അത്രയും ദൂരം വന്നതല്ലേ, കൊറേ പോണ്ടിച്ചേരിലുള്ള ആഹ് കൊറേ ആ കടക്കരെല് ഒന്ന് പൊ~ നനഞ്ഞിട്ട് പോം, കാല് നനച്ചിട്ട് പോവാം. അത് ഒന്നും സാര ഇല്ല. ഉം

ഉം stay അന്ന് അവടെയാണോ, പോണ്ടിച്ചേരിയാണോ അന്ന് stay ആഹ് stay ചെയ്യുന്നത്? stay ചെയ്യുന്നതന്ന് പോണ്ടിച്ചേരിയിലാണോ stay ചെയ്യുന്നത് നാലാമത്തെ ദെവസം? okay ഓ~ ഉം ~ല്ല ഈ hotels ഒക്കെ safe ആണോ ~പ്പോ നമ്മള്~ അഹ്

അതെ ഉം അവടെ തന്നെ പോണ്ടിച്ചേരിലന്നെ ഒരു ദെവസം മൊച്ചം കറങ്ങുവല്ലേ?

ഓ അവടെ ഒരു ദെവസം full അഹ് കറങ്ങാൻ അവടെ സ്~ സ്ഥലങ്ങള് ഉണ്ടോ പോണ്ടിച്ചേരില്?

അതെ perfumes ഒക്കെ അവടെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് പോണ്ടി~ ക്കെ നമ്മടെ ഗോവയെ പോലെ തന്നെ അല്ലെ അവടെയും, പോണ്ടിച്ചേരിയില്? ഓ ഇപ്പ day day six അല്ലേ day six ആഹ് okay day four ല് എത്തും day six ല് നമ്മക്ക് purchase ചെയ്യാം അല്ലേ?

okay okay okay എന്നിട്ട് അടുത്ത ദെവസം.

ഓ ഈ കുംഭകോണം ~ന്ന് പറയുന്നത് നവഗ്രഹങ്ങളുടെ ക്ഷേത്രം ഒക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ കുംഭകോണം? ആഹ് അവടെ കൂടെ എനിക്ക് പോണന്ന് ഞാ~ പറയാ~ ഇരുന്നു. എന്നുവെച്ചാ നവഗ്രഹ ക്ഷേത്രത്തിലൊന്ന് എന്താന്നുവച്ചാ,

ഈ ശനീശ്വരന്‍റെ te~ temple എനിക്ക് പോണം. തിരുനല്ലാര് ശനീശ്വരന്‍റെ temple എനിക്ക് പോണം.

ഏർ എവടാ കുംഭകോണത്തില് എത്തും അല്ലേ? ആഹ് ശെരി ശെരി ശെരി ശെ~ ആഹ് ആഹ്

അത്തര്ന്നല്ലാതെ എനിക്ക് പോണം, അവടെ ശനീശ്വര ക്ഷേത്രത്തിൽ എനിക്ക് പോണം. ആഹ് okay okay അഹ് അപ്പ~ stay ഏർ രണ്ടു ദെവസം അവടെ stay കാണുവല്ലേ? കുംഭകോണത്ത് തന്നെ രണ്ട്‌ ~വസം stay കാണുവല്ലേ? ആഹ് ഇപ്പൊ day six ഉം seven ഉം അവടെ stay എയ്തിട്ട് day eight ആണവടെ checkout ആവുന്നത്. day six ഉം seven ഉം അവടെ കുംഭകോണത്തില് തന്നെ stay നമ്മള്. എന്‍~ എ~ ദ്~ എത്ര അഹ് day eight ആവുമ്പം എട്ടാം തീയതി എട്ടാമത്തെ ദെവസം ആവുമ്പൊ നമ്മളവടന്ന് checkout ചെയ്യും അല്ലേ ആഹ്

ആഹ് ശെരി ശെരി ശെരി ശെ~

ആഹ് മാണ്ട അഹ് മതി. തിരുച്ചി തിരുച്ചിന്ന് പറഞ്ഞാ ഈ ഉച്ചിപ്പിള്ളയാര്‍ കോവിൽ ~ന്നക്കെ പറയുവല്ലെ, അവടെയല്ലേ? ഉച്ചിപ്പിള്ളയാര്‍ കോവിൽ ~ന്ന് പറയും തിരുച്ചി ഉച്ചിപ്പിള്ളയാര്‍. അതിന്‍റെ അടുത്താണ് ഈ സമയപുരംന്ന് പറഞ്ഞൊരു സ്ഥലം ഒണ്ട്. സമയപുരം മാരിയമ്മന്‍റെ ക്ഷേ~ മാരിയമ്മൻ temple ന്ന് പറഞ്ഞിട്ടൊരു ക്ഷേ~ ഒരു സ്ഥലവുണ്ട്. അവടെയും കൂടി ഒന്ന് പോണം. ആഹ് മനസ്സിലായോ ഈ list ഒക്കെ ഒന്ന് note ചെയ്ത് നോക്കി വെക്കണം. ന്നുവെച്ചാ എ~

ഉം അല്ല അവടന്ന് നിങ്ങള് കുംഭകോണന്ന് പറയുമ്പ അവടെ sight seeing മൊത്തം കാണുവല്ലേ അവടെ? okay okay okay ശെരി ശെ~ okay ആഹ് ശെരി ശെരി ശെരി ശെരി ആഹ് ശെരി ഏർ ഈ ശ്രീരംഗം ~ന്ന് പറയുന്ന ഇതല്ലേ ദാ~ അതിന്‍റെ temple ന്‍റെ ആ ഗോപുരം അല്ലെ നമ്മടെ തമിഴ്നാടിന്‍റെ ച്~ ചിഹ്നത്തില് വെച്ചിരിക്കുന്നത്?

അഹ് ഓ അപ്പം തിരുച്ചി അപ്പ എട്ടാമത്തെ ദെവസം തിരുച്ചില് എത്തും, പിന്നെ ഒൻപതാമത്തെ ദെവസം തിരുച്ചില് തന്നെ തമസിക്കുവോ? എട്ടാമത്തെ ദെവസം.

ഇല്ല മധുര മീനാക്ഷിയെ മാത്രം തൊഴുതാ മതി. മധുര മീനാക്ഷിയെ ഒന്ന് തൊഴുതാ മതി. okay okay okay ഓ മനസ്സിലായി മനസ്സിലായി. ഓ ശെരി ശെരി ശെരി ഓ ആഹ് അത് നമ്മടെ അറുവടേ~ അറു~ അറുവഴേല് ഒരു ര്~ ഇതല്ലേ തിരുപ്പുറം കുൻഡ്രം ~ന്ന് പറയുന്ന സ്ഥലം?

stay ചെയ്യുന്നത് അല്ലേ? അന്നത്തെ ദെവസം stay ചെയ്യുന്നത് ആഹ്

ആഹ് okay

ആഹ് ഓ ഏർ തിരിച്ച് ചെ~ എങ്ങോട്ടാണ്പോ വുന്നത് അടുത്തത്? ഓ രാമേശ്വരം ആഹ് പോകേണ്ട ഒരു സ്ഥലമാണ് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ്. അഹ് പറഞ്ഞോളൂ.

stay അഹ് അല്ലേ ഈ രാമേശ്വരം ~ന്ന് പറയുമ്പോഴ് ധനുഷ്‌കോടിയൊക്കെ പോകാമ്പറ്റുവോ? ആഹ് അതെ പറഞ്ഞോളൂ ആഹ് അഹ് പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ line ലാണ്. ഓ ശെരി ശെരി ശെരി ശെരി ഉം

ആഹ് special permission ഞാ~ എവടെങ്കിലും വാങ്ങിച്ച് തന്നാ നി~ ഏർ പോവാവോ? പക്ഷേ നോക്കട്ട് നമ്മള് സമയം അനുസരിച്ചല്ലേ പോകുന്നത്. അപ്പ ഇതുതന്നെ രാമേശ്വരം തന്നെ പോയാ മതി, മതി നിങ്ങളിപ്പ രാമേശ്വരം മാത്രം വിളിച്ചോണ്ട് പോയാലും മതി. അഹ് പക്ഷേ ഇതുതന്നെ പ~ സ~ ആഹ് എന്നിട്ട് രാമേശ്വരം കഴിഞ്ഞിട്ട് അടുത്തത് അന്നത്തെ stay എവടെയാണ്? അതെയതെ ചെയ്യാ~ ഉണ്ട് ചെയ്യാ~ ഉണ്ട്.

ഓ എന്നട്ടിവടെ എത്തി day eleven ന് തന്നെ ഇവടെ എത്തും ~ല്ലേ കന്യാകുമാരിലെത്തും ഉം

ഉം ഓ ശെരി ശെരി ശെ~ ഓ

അൻ~ അന്ന് വൈകിട്ട് നമ്മക്ക് ശുചീന്ദ്രം ഏർ ക്ഷേത്രത്തി പോവാമ്പറ്റുവോ? കന്യാകുമാരിടെ അടുത്തല്ലേ ശുചീന്ദ്രം ന്ന് പറഞ്ഞത് ഓ ഓ ഓ ശെരി ശെ~

ഓ എന്നിട്ടിവടെ ഏർ അത് flight എവടാ? അവടെ കന്യാകുമാരില് വ്~ ഇത് അഹ് airport ഇല്ലല്ലോ ഇവടെ ട്രിവാൻഡ്രത്ത് നിന്നല്ലേ വ~ ണ്ടത്?

അതെ നാഹരാജ temple നാഹരാജ ക്ഷേത്രം അവിടെയും പോണം എനിക്ക്. airport ല് കൊണ്ടുവിടും അല്ലേ? flight ticket അപ്പ നിങ്ങള് book~ booking ആണ് ഉം ആഹ് കൊള്ളാം തരക്കേടില്ല എന്നുവെച്ചാ നിങ്ങള് ഇത്ര റൂവക്ക് ഇതക്കെ ചെയ്യുന്നത് തരക്കേടില്ല എന്നുവെച്ചാ ഇപ്പ~ നല്ല നല്ല hotels ന്നല്ലേ പറയുന്നത്. എന്നാ ഇത്ര റൂവ തരുന്നേല് ഒന്നും കൊഴപ്പം ഒന്നും ഇല്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ package എനിക്ക് ഇഷ്ടപ്പെട്ടു. ആഹ് അതെ ഞങ്ങക്ക് single room മതി. ഞാനും എന്‍റെ husband ഉം മാത്രല്ലേ ഉള്ള്, അതുകൊണ്ട് ഞങ്ങൾക്ക് single room തന്നെ അതുതന്നെ മതി. ആഹ് പക്ഷേ വൃത്തിയും ആഹാരത്തില് കൊറച്ച് വൃത്തിയും വേണം ആഹ് താ~ ഏർ താമസിക്കുന്ന എടത്തിലും കൊറച്ച് വ്~ വൃത്തിയും വെടിപ്പും ഒക്കെ വേണം.

ആഹ് പക്ഷേ നമ്മളെ കൂടെ ഒന്ന് adjust ചെയ്ത് വരുന്ന ദ്~ guide ആയിരിക്കണം, അതാണ് പ്രശ്നം.

ഓ ശെരി ശെരി ശെരി ശെരി ആഹ് അത് ഒരു നല്ല ഏർപ്പാടാണ് കേട്ടാ അത് ഒരു നല്ല ഏർപ്പാടാണ്.

അതെ അതെ ഏർ ഞാന് ഞാൻ പറഞ്ഞില്ലേ ഞാ~ അടുത്ത ശ~ ഞായറാഴ്ച ആണെനിക്ക് വരേണ്ടത്. എന്നുവെച്ചാ ഇപ്പൊ ഞായറാഴ്ചന്ന് പറയുമ്പോ എനിക്ക് എട്ടാം തീയതി ജനവരി എട്ടാം തീയതിയാണ് എനിക്ക് അവടെ വരേണ്ടത്. എട്ടാം തീയതി ഞാ~ വരികയാണെങ്കില് എനിക്ക് എട്ടാം തീയതി ദൂസം നിങ്ങളടുത്ത പന്ത്രണ്ട് ദെവസത്തേക്കല്ലേ പറഞ്ഞത്? ജനുവരി എട്ടാം തീയതി car ല് തന്നെ നിങ്ങളെന്നെ വിളിച്ചോ~ നിങ്ങക്ക് എനിക്ക് ഏർ ti~ ticket book ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ ticket എല്ലാം കൂടി boo~ എനിക്ക് എത്ര മണിക്ക് ഞാ~ അവടന്ന് വരണന്ന് പറഞ്ഞിട്ട് എനിക്ക് message അയക്കണം. ആഹ് അതിനെ~ ആഹ് ഉം എന്ത്? ആഹ് ഇപ്പ advance നിങ്ങക്ക് തര~ തരട്ടെ ഞാൻ? കൊറച്ചിപ്പ package നിപ്പ full paisa ഇപ്പ pay ചെയ്യണോ അതോ കൊറച്ച് advance തന്നാ മതിയോ? ശെരി ശെരി ഞാ~ ജി പേ ഞാ~ ഗൂഗിൾ പേയില് ഞാ~ കൊറച്ച് ഇല്ലെങ്കി account ല് ഏർ account ല് ഞാ~ ഇട്ടു തരാം. എന്‍റെ മോൾടെ അടുത്ത് പറഞ്ഞാ ഞാ~ account ല് കൊറച്ച് paisa ഇട്ടുതരാമ്പറയാ. നിങ്ങളെ account ല് ഞാ~ കൊറച്ച് paisa ഇട്ടുതരാ~ പോയപ്പ starting ല് ഞാ~ ഒരു നുപ്പത്തി അയ്യായിരം ഞാ~ അയച്ചു തരാന്‍ പറയാം. അഹ് balance അ് നിങ്ങടെ service കണ്ടിട്ട് അതിനുശേഷം ഞാൻ തരാം, കേട്ടോ. പിന്നെ അഹ് guide ന് ഒള്ള paisa ~ക്കെ കൊടുക്കാൻ ഉണ്ടല്ലേ, അത് ഞങ്ങ~ കൊടുക്കാം. അത് ഒന്ന് പ്രശ്ന~ Hello, നമസ്കാരം. ഞാനിന്നു പറയാന്‍ പോകുന്നത് ലോകാത്ഭുതങ്ങളെ പറ്റിയാണ്. മനുഷ്യനിർമ്മിതമായ ശില്പങ്ങൾ, സ്മാരകങ്ങള്‍, സ്തംഭങ്ങൾ തുടങ്ങിയ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പട്ടികയാണ് ലോകാത്ഭുതങ്ങൾ അഥവാ സ്ഥാപനാത്ഭുതങ്ങള്‍. BC രണ്ട് ശത~ ~കത്തോടടുത്ത് അലക്സാൻഡ്രിയൻ കാലഘട്ടത്തിൽ BC മുന്നൂറ്റി അറുപത്തി അയ്‌മ്പത്തി ആറ് മുന്നൂറ്റി പന്ത്രണ്ട് രചിക്കപ്പെട്ട ഒരു സഞ്ചാര ഗൈഡാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയത്. ഹെറോ ഡോട്ടസിന്‍റെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും പുരാതന ലോകാത്ഭുതങ്ങളെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നു. ഈ ഏഴിൽ ഈജിപ്തിലെ വൻ pyramid മാത്രമേ ഇന്നു നിലനിൽക്കുന്നുള്ളു. ഇതുതന്നെയും കഴിഞ്ഞ അഞ്ഞൂറിലേറെ വർഷങ്ങളായി ജീർണോന്മുഖമാണ്. അലക്സാൻഡ്രിയന്‍ കാലഘട്ടത്തിനുശേഷം ഏഴത്ഭുതങ്ങളുടെ പല പട്ടികകൾ പ്രചരണത്തിൽ വന്നു. പുരാതന ലോകാത്ഭുതങ്ങൾ. ഗിസയിലെ pyramid ഈജിപ്റ്റിലെ ഫറോവയായിരുന്ന കുഫുവിന്‍റെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത pyramid ആണ് ഒന്നാമത്തെ അത്ഭുതം. കാലക്രമേണ ഈ വിശേഷണം പിരമിഡുകൾക്കെല്ലാ ബാധകമാണെന്ന ബാധകമാണെന്ന മട്ടിൽ ചേർന്നു വന്നു. ഈജിപ്റ്റിലേതാണ് യഥാർഥ pyramid കള്‍. മെസപ്പൊട്ടേമിയ, മെക്സിക്കോ, മധ്യ അമേരിക്കയിലെ മായ എന്നിവിടങ്ങളിലെ രാജവംശങ്ങൾ, സമാന മാതൃകയിൽ നിർമിച്ച സൂച്യാഗ്രസ്തംഭങ്ങളെയും pyramid കള്‍ എന്നു വിളിക്കാറുണ്ട്. ഈജിപ്റ്റിലെ pyramid ഉകള്‍ പൊതുവേ സമചതുരാകൃതിയിലുള്ള ആധാരവും, ത്രികോണ~ ത്രികോണാകൃതിയിലുള്ള നാല് പാർശ്വങ്ങളും ഉള്ളവയാണ്. പ്രാചീന രാജവംശത്തിന്‍റ BC രണ്ടായിരത്തി അറുനൂറ്റി എമ്പത്‌ - രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കാലത്തു മാസ്തബ ശൈലിയിൽ നിർമിച്ചവയാണ്

സുമാർ അഞ്ചേ point രണ്ടേ അഞ്ച് hecter സ്ഥാനത്തായി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഇതിന്റെ ആധാരത്തിന് ഇരുനൂറ്റി മുപ്പത് point നാലേ മൂന്ന് meter വീതി വിതം ദൈർഘ്യമുള്ള വശങ്ങളുണ്ട്. നൂറ്റി നാപ്പത്തി ആറെ point അമ്പതേ ഒന്ന് meter ഉയരമുള്ള pyramid

തൂങ്ങികിടക്കുന്ന പൂന്തോട്ടം എന്ന വാച്യാര്‍ത്ഥമില്ലാത്ത ഈ പദം പ്രയോഗിച്ചിരിക്കുന്നത്. നിരനിരയായ പടവുകളിൽ വച്ചു പിടിപ്പിച്ചിരിക്കുന്ന ഈ പൂന്തോട്ടം ആകാശത്തിൽ തലയെടുപ്പിനോടൊപ്പം ഉയർന്നു നിൽക്കുന്നു. ഇത് ആര് എന്നു നിർമിച്ചു? എന്നു കൃത്യമായി പറയാനാവില്ല. BC ആറ് ശതകത്തിൽ നെബൂഖദ്നേസർ ചക്രവർത്തി തന്‍റെ പത്നിയുടെ സ്മരണയ്ക്കായി നിർമിച്ചതാണെന്നും അതല്ല ചക്രവർത്തി നിയായ ചക്രവർത്തിയായ സെമീറാമാസിന്‍റെ ഓർമയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണെന്നും പരമ്പരാഗതമായി പറയപ്പെട്ടിരുന്നു. ബാബിലോണിയായിലെ വർണ ചിത്രാങ്കിത~ മായ മതിലും ഇതോടു ചേർന്നും അല്ലാതെയും അത്ഭുതങ്ങളിലൊന്നായി കരുതപ്പെടുന്നു. എഫേസസ്സിലെ ഡയാന ക്ഷേത്രം. ഡിലയിലെ രാജ വംശമായിരുന്ന ക്രോസസ് BBC മുന്നൂറ്റി അയ്‌മ്പതില് ഏഷ്യാമൈനറിൽ പണികഴിപ്പിച്ചതാണ്. ആർട്ടെമിസ്സ് ക്ഷ ക്ഷേത്രം സുമാർ നൂറ്റിനാലേ point രണ്ടേ നാല് meter നീളവും, നാല് നാല്‍പ്പത്തിയൊമ്പത് point ഒമ്പതേ എട്ട് meter വീതിയും ഇതിനുണ്ടായിരുന്നു. പതിനെട്ട് point രണ്ടേ മൂന്ന് meter ഉയരമുള്ള നൂറ്റി ഇരുപത്തിയേഴ് വൻ ശിലാസ്തംഭങ്ങൽ ഉള്ളതായിരുന്നു ഈ ക്ഷേത്രം.

ഗോത്തുകൾ ഇതിനെ നശിപ്പിച്ചു. ഒളിമ്പിയയിലെ സിയൂസ് പ്രതിമ. ഗ്രീക്ക് ശില് ഗ്രീക്കു ശില്പ ഫിദിയാസ് നിർമിച്ചതാണത്.

ഇത് BC നാനൂറ്റി അറുപത്തിരണ്ടില്‍ നിർമ്മിക്കപ്പെട്ടതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അയ്‌മ്പതിൽ ഫിദിയാസിന്‍റെ workshop കണ്ടെത്തിയതിനെ തുടർന്നു നടത്തിയ കാലഗണന സുമാർ BC നാനൂറ്റി മുപ്പതിനോടടുത്ത് നിർമ്മിക്കപ്പെട്ടവയാണെന്ന് കണക്കാക്കപ്പെട്ടത്. AD നാനൂറ്റി ഇരുപത്തിയാറിലെ ഭൂചലനത്തിലോ അഥവാ അയ്മ്പത് വർഷത്തിനു ശേഷം കോൺസ്റ്റാന്‍റിനോപ്പിള്‍ നടന്ന തീപ്പിടുത്തത്തിലോ ഇതു നശിച്ചതായി കരുതപ്പെടുന്നു. ഹെലി ഹെലിക്കർനാസസ്സിന്‍റെ നാസസ്സിലെ സ്മാരകസ്തംഭം. തന്‍റെ സോദനനും ഭർത്താവുമായ കാദിയയിലെ മളസോലസ് രാജാവിന്‍റെ BC മുന്നൂറ്റി അയ്‌മ്പത്തി മൂന്ന് സ്മരണയ്ക്കായി ആർതെമിസിയാ രാജ്ഞി പണികഴിപ്പിച്ച സ്മാരകമാണിത്.

തിമോത്തിയസ് എന്നിവരും ചേർന്നു നിർമിച്ചു. ഈ marble പ്രതിമയ്ക്ക് നാ~ നാല്പത്തി രണ്ടേ point ആറെ ഏഴ് meter ഉയരമുണ്ടായിരുന്നു. പതിനൊന്നേ പതിനൊന്നും, പതിനഞ്ചും നൂറ്റാണ്ടുകള്‍ക്കിടയില്‍ ഭൂചലനത്തിൽ നശിച്ചതും നശിക്കുമെന്ന് കരുതുന്നു. റോസ്സിലെ കൊ കൊലോസസ്. ദെമിത്രിയോസ് പോളിയോർ ദീർഘകാലത്തെ അധിനിവേശത്തിൽ നിന്നും BC മുന്നൂറ്റി അഞ്ച് - മുന്നൂറ്റി നാലില്‍ റോഡ്സ് സ്വതന്ത്രമായി. ഇതിന്‍റെ സ്മരണ നിലനിറുത്തുവാൻ പണി കഴിപ്പിച്ച

പണിപൂർത്തിയാവുന്നതിന് പന്ത്രണ്ടു വർഷമെടുത്തു.

AD അറുനൂറ്റി അയ്മ്പത്തി മൂന്ന് വരെ സംരക്ഷിച്ചു സം‌‌രക്ഷിച്ചു. റോസ്സ് ആക്രമിച്ച അറബികൾ ഇതിനെ കഷണങ്ങളാക്കി വിറ്റു. തൊള്ളായിരത്തിലേറെ ഒട്ടകങ്ങൾക്കു വഹിക്കുവാൻ വരുന്ന ഭാരം ഇതിനുപയോഗിച്ചിരുന്ന പിത്തളയ്ക്ക് ഉണ്ടായിരുന്നു. അലക്സാസാൻഡ്രിയയിലെ ഫാരോസ് ഈജിപ്റ്റിലെ ഫാരോസ് ദ്വീപിൽ അലക്സാഡ്രിയ തുറമുഖ കവാടത്തിൽ ടോളമി പതിനൊന്നിന്‍റെ ഭരണകാലത്ത് നിര്‍മ്മിച്ച നൈദസ്സിലെ സൊസ്‌‌റ്റ്റാറ്റസ് ആയിരുന്നു ഇതിന്‍റെ ശില്പി. ഇതിന് സുമാർ നൂറ്റി പതിമൂ~ നൂറ്റി മുപ്പത്തിനാലേ point ഒന്നെ ഒന്ന് meter ഉയരം ഉണ്ടായിരുന്നു. മുന്ന് എടുപ്പുകളാണ് ഇതിന്‍റെ നിർമിതി. താഴത്തേക്ക് സമചതുരം, മധ്യത്തേക്ക് അഷ്ടഭുജം, മുകളിലേക്ക് ഗോളസ്തംഭാകൃതി നിര്‍മ്മിച്ചു. താഴെ അതിനു മുകളിലെ സർപ്പിളമായ പടവുകളുടെ മുകളിൽ കപ്പലുകൾ മാര്‍ഗ മാർ ഗസൂചകമായി ദീപസ്തംഭം നിർമ്മിച്ചു. AD തൊള്ളായിരത്തി അയ്മ്പത്തി അഞ്ചിനോടടുത്ത് കൊടുങ്കാറ്റും ഭൂകമ്പവും നിമി~ നിമിത്തം ഇതു കേടുപാടുകൾ സംഭവിച്ചു. പതിനാലാം ശത~ ~കത്തില്‍ പൂർണമായി നശിക്കുകയും ചെയ്തു. ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴിൽ സുൽത്താൻ ക്വയ്തെ ക്വെയ്ത്ബേ ഇതിന്‍റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച്